മനസ്സു പറയുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കേവർക്കും നമസ്കാരം
രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മിക്ക കുടുംബങ്ങളും തങ്ങളുടെ കുട്ടികളുടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്
പരീക്ഷ കഴിഞ്ഞവരുടെ വീടുകളിൽ അല്പം ആശ്വാസമുണ്ടാകും പരീക്ഷ നടക്കുന്ന കുട്ടികളുള്ള വീടുകളിൽ ഇപ്പോഴും കുറച്ചധികം മാനസിക സമ്മർദ്ദമുണ്ടാകും
ഇത്തരം സന്ദർഭത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ മൻ കീ ബാത്തിൽ വിദ്യാർഥികളോടു പറഞ്ഞത് തന്നെയാണ്
അത് വീണ്ടും കേൾക്കൂ
പരീക്ഷാസമയത്ത് ആ കാര്യങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടും
ഇന്ന് മാർച്ച് 26 ആണ്
മാർച്ച് 26 ബംഗ്ളാദേശിന്റെ സ്വാതന്ത്ര്യദിനമാണ്
അനീതിക്കെതിരായ ഒരു ചരിത്ര പോരാട്ടം ബംഗബന്ധുവിന്റെ നേതൃത്വത്തിൽ ബംഗ്ളാദേശിലെ ജനങ്ങൾക്ക് അഭൂതപൂർവ്വമായ വിജയം
ഇന്ന് ഈ മഹത്തായ ദിനത്തിൽ ഞാൻ ബംഗ്ളാദേശിലെ സഹോദരീ സഹോദരന്മാർക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ നേരുന്നു
ബംഗ്ളാദേശ് മുന്നേറണമെന്നും വികസിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു
ഭാരതം ബംഗ്ളാദേശിന്റെ ശക്തനായ സഹയാത്രികനാണെന്നും നല്ല സുഹൃത്താണെന്നും നമുക്ക് തോളോടുതോൾ ചേർന്ന് ഈ മേഖലയിലൊന്നാകെ ശാന്തിയും സുരക്ഷയും വികസനവും നടപ്പാക്കുന്നതിന് ഞങ്ങളുടേതായ സംഭാവനകൾ നല്കുമെന്നും ഞാൻ ബംഗ്ളാദേശ് നിവാസികൾക്ക് ഉറപ്പു നല്കുന്നു
അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കിരുവർക്കും പാരമ്പര്യമായുള്ളതാണ്
ബംഗ്ളാദേശിന്റെ ദേശീയഗാനവും ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചതാണ്
ഗുരുദേവ് ടാഗോറിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കാര്യം 1913 ൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു എന്നതു മാത്രമല്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാർ നൈറ്റ്ഹുഡ് പദവി നല്കുകയും ചെയ്തു
എന്നാൽ 1919 ൽ ജാലിയൻവാലാ ബാഗിൽ ഇംഗ്ലീഷുകാർ കൂട്ടക്കൊല നടത്തിയപ്പോൾ പ്രതിഷേധമുയർത്തിയ മഹാപുരുഷന്മാരുടെ കൂട്ടത്തിലാണ് രവീന്ദ്രനാഥ ടാഗോറുള്ളത്
അന്ന് 12 വയസ്സ്മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവമായിരുന്നു അത്
കുട്ടിക്കാലത്ത് വയലിലും കളിസ്ഥലങ്ങളിലും ചിരിച്ചു കളിച്ചു നടന്ന ആ ബാലന് ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ കൂട്ടക്കൊല ജീവിതത്തിൽ ഒരു പുതിയ പ്രേരണയ്ക്കിടയാക്കി
1919 ൽ 12 വയസ്സുണ്ടായിരുന്ന ആ കുട്ടി ഭഗത് നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെയേവരുടെയും പ്രേരണയായ ശഹീദ് ഭഗത് സിംഗ് ആണ്
മാർച്ച് 23 ന് ഭഗത് സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്ന സുഖദേവ് രാജ്ഗുരു എന്നിവരെയും ഇംഗ്ലീഷുകാർ തൂക്കിക്കൊന്നു
നമുക്കറിയാം മരണസമയത്ത് പോലും ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവരുടെ മുഖങ്ങളിൽ ഭാരതാംബയെ സേവിക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു മരണഭയമായിരുന്നില്ല
ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമർപ്പിച്ചു
ഈ മൂന്നു വീരന്മാരും ഇന്നും നമുക്കേവർക്കും പ്രേരണയേകുന്നു
ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു എന്നിവരുടെ ബലിദാനത്തിന്റ ഗാഥ നമുക്കു വാക്കുകൾകൊണ്ട് വർണ്ണിക്കാനാവില്ല
ബ്രിട്ടീഷ് സാമ്രാജ്യമാകെ ഈ മൂവരെയും ഭയപ്പെട്ടിരുന്നു
ജയലിലടയ്ക്കപ്പെട്ടിരുന്നു തൂക്കുകയർ ഉറപ്പായിരുന്നു എങ്കിലും ഇവരുടെ കാര്യത്തിൽ ഇനിയെന്ത് എന്ന ചിന്ത ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു
അതുകൊണ്ടാണ് മാർച്ച് 24 നു തൂക്കിക്കൊല്ലാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നവരെ 23 നു തന്നെ വധിച്ചത്
അസാധാരണമായി ആരുമറിയാതെ അവർ അത് ചെയ്തു
പിന്നീട് അവരുടെ ശരീരം ഇന്നത്തെ പഞ്ചാബിൽ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാർ ആരുമറിയാതെ അഗ്നിക്കർപ്പിച്ചു
കുറെ വർഷങ്ങൾക്കുമുമ്പ് ആദ്യമായി എനിക്ക് അവിടെ പോകാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ആ ഭൂമിയിൽ വിശേഷാൽ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടതുപോലെ തോന്നി
രാജ്യത്തെ യുവാക്കളോട് തീർച്ചയായും ഞാൻ പറയും അവസരം കിട്ടിയാൽ പഞ്ചാബിൽ പോയാൽ ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു ഭഗത് സിംഗിന്റെ അമ്മ ബടുകേശ്വർ ദത്ത് എന്നിവരുടെ സമാധിസ്ഥലങ്ങളിൽ തീർച്ചയായും പോകണം
സ്വാതന്ത്ര്യാഭിവാഞ്ഛ അതിന്റെ തീവ്രത അതിന്റെ പ്രചാരം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരുന്നു അത്
ഒരു വശത്ത് ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു തുടങ്ങിയവരെപ്പോലുള്ള വീരന്മാർ സായുധ വിപ്ലവത്തിന് യുവാക്കൾക്കു പ്രേരണയേകിയിരുന്നു
ഇന്നേക്ക് നൂറു വർഷം മുമ്പ് 1917 ഏപ്രിൽ 10 ന് മഹാത്മാ ഗാന്ധി ചമ്പാരൻ സത്യഗ്രഹം നടത്തി
ഇത് ചമ്പാരൻ സത്യഗ്രഹത്തിന്റെ ശതാബ്ദി വർഷമാണ്
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിജിയുടെ ചിന്തയുടേയും അദ്ദേഹത്തിന്റെ ശൈലിയുടെയും പ്രത്യക്ഷരൂപം ചമ്പാരനിൽ കാണാനായി
സ്വാതന്ത്ര്യസമരത്തിന്റെ കാര്യത്തിൽ ഇതൊരു വഴിത്തിരിവായിരുന്നു
വിശേഷിച്ചും പോരാട്ടത്തിന്റെ രീതിയുടെ കാര്യത്തിൽ
ചമ്പാരൻ സത്യഗ്രഹം ഖേഡാ സത്യഗ്രഹം അഹമദാബാദിൽ മിൽത്തൊഴിലാളികളുടെ സത്യഗ്രഹം തുടങ്ങിയവയുടെ കാലഘട്ടമായിരുന്നു അത്
ഇതിലെല്ലാം മഹാത്മാ ഗാന്ധിയുടെ ചിന്താഗതികളുടെയും പ്രവർത്തനരീതിയുടെയും ആഴത്തിലുള്ള സ്വാധീനം കാണാമായിരുന്നു
1915 ൽ ഗാന്ധിജി വിദേശത്തു നിന്നു മടങ്ങി വരുകയും 1917 ൽ ബിഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി രാജ്യത്തിനു പുതിയ പ്രേരണയേകുകയും ചെയ്തു
ഇന്ന് നമ്മുടെ മനസ്സിൽ മഹാത്മാ ഗാന്ധിയുടെ ഏതൊരു രൂപമാണോ ഉള്ളത് ആ രൂപത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചമ്പാരനിലെ സത്യഗ്രഹത്തെ വിലയിരുത്താനാവില്ല
ഒരു മനുഷ്യൻ 1915 ൽ ഹിന്ദുസ്ഥാനിലേക്കു മടങ്ങിയെത്തിയ ആൾ വെറും രണ്ടു വർഷത്തെ കാലാവധി
രാജ്യത്തിന് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനമറിയില്ലായിരുന്നു
അതൊരു തുടക്കം മാത്രമായിരുന്നു
ആ സമയത്ത് അദ്ദേഹത്തിന് എത്ര കഷ്ടപ്പെടേണ്ടി വന്നിരിക്കും എത്രമാത്രം പരിശ്രമിച്ചിരിക്കും എന്ന് നമുക്കൂഹിക്കാം
മഹാത്മാഗാന്ധിയുടെ സംഘടനാശേഷി രാജ്യത്തെ പൊതുജനാഭിപ്രായമറിയാനുള്ള കഴിവ് എന്നിവ തിരിച്ചറിയാനുള്ള അവസരമായിരുന്നു ചമ്പാരൻ സത്യഗ്രഹം
മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ ദരിദ്രരിൽ ദരിദ്രരായ നിരക്ഷരരിൽ നിരക്ഷരരായ ആളുകളെ പോരാട്ടത്തിനായി സംഘടിപ്പിച്ചു പ്രേരിപ്പിച്ചു പോരാടാനായി പോർക്കളത്തിലിറക്കി ഈ അദ്ഭുത ശക്തിയാണ് ചമ്പാരൻ സത്യഗ്രഹം നമുക്കു കാട്ടിത്തരുന്നത്
അതിലൂടെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഔന്നത്യം തിരിച്ചറിയാനാകുന്നു
എന്നാൽ നൂറു വർഷത്തിനു മുമ്പുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ചാലോചിച്ചാൽ അന്ന് ചമ്പാരൻ സത്യഗ്രഹം നടത്തിയ ഗാന്ധിജിയെക്കുറിച്ചാലോചിച്ചാൽ പൊതുജീവിതം ആരംഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചമ്പാരൻ സത്യഗ്രഹം ഒരു വലിയ പഠന വിഷയമാണ്
പൊതുജീവിതത്തിന്റെ ആരംഭം എങ്ങനെയാകാം സ്വയം എത്രത്തോളം പരിശ്രമിക്കണം ഗാന്ധിജി എങ്ങനെ അതു ചെയ്തു എന്നു നോക്കി നമുക്കു പഠിക്കാം
രാജേന്ദ്രബാബു ആചാര്യ കൃപലാനിജീ തുടങ്ങിയ പല മഹാ നേതാക്കന്മാരുടെയും പേരുകൾ നാം കേട്ടിട്ടുണ്ട്
ഗാന്ധിജി ഇവരെ ഗ്രാമങ്ങളിലേക്കയച്ചു
ആളുകളുമായി ബന്ധപ്പെടുത്തി ആളുകൾ എന്തു പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിന് സ്വാതന്ത്ര്യത്തിന്റെ നിറം കൊടുക്കുന്നതെങ്ങനെയെന്ന പാഠം പഠിപ്പിച്ചു
ഗാന്ധിയുടെ രീതിയെന്തെന്ന് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായതേയില്ല
പോരാട്ടം നടന്നു സൃഷ്ടിയും നടന്നു
ഒരുമിച്ച് ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാണ് ഗാന്ധിജി ഉണ്ടാക്കിയത് നാണയത്തിന്റെ ഒരു വശം പോരാട്ടമെങ്കിൽ മറുവശം സൃഷ്ടി ഒരു വശത്ത് ജയിൽ നിറയ്ക്കുക മറുവശത്ത് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കുക
അത്ഭുതകരമായ സന്തുലനം ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയിലുണ്ടായിരുന്നു
സത്യഗ്രഹമെന്ന വാക്കെന്താണ് അഭിപ്രായവ്യത്യാസം എന്താണ് ഇത്രയും വലിയ സാമ്രാജ്യത്തോടുള്ള നിസ്സഹകരണം എന്താണ് എന്നു സ്ഥാപിച്ചത് ഒരു പുതിയ ശൈലി വിഭാവനം ചെയ്തത് വാക്കുകൾ കൊണ്ടല്ല വിജയകരമായ പ്രാവർത്തികമാക്കലിലൂടെയാണ്
ഇന്നിപ്പോൾ രാജ്യം ചമ്പാരൻ സത്യഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെ സാധാരണ ജനങ്ങളുടെ ശക്തി എത്ര അപാരമാണ് എന്നോർക്കാം
ആ അപാരമായ ശക്തിയെ സ്വാതന്ത്ര്യസമരത്തിലെന്നപോലെ സ്വരാജിൽ നിന്ന് സുരാജിലേക്കുള്ള യാത്രയാക്കാം
നൂറ്റിഇരുപത്തിയഞ്ചുകോടി നാട്ടുകാരുടെ നിശ്ചയദാർഢ്യം അദ്ധ്വാനത്തിന്റെ പാരമ്യം സർവ്വജന ഹിതായ സർവ്വജനസുഖായ എന്ന മൂലമന്ത്രവുമായി നാടിനുവേണ്ടി സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള അനവരതമായ പരിശ്രമമാണ് അത്
സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ മഹാപുരുഷന്മാരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക
ഇന്നു നാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു
ഭാരതത്തെ മാറ്റിമറിക്കാനാഗ്രഹിക്കാത്ത ഏതു ഹിന്ദുസ്ഥാനിയാണുണ്ടാവുക നാട്ടിൽ മാറ്റത്തിനുവേണ്ടിയുള്ള ശ്രമത്തിൽ പങ്കാളിയാകാനാഗ്രഹിക്കാത്ത ഏതു ഹിന്ദുസ്ഥാനിയാണുണ്ടാവുക മാറ്റത്തിനുവേണ്ടിയുള്ള നൂറ്റിയിരുപത്തിയഞ്ചുകോടി നാട്ടുകാരുടെ ആഗ്രഹം മാറ്റത്തിനുള്ള പരിശ്രമം ഇതാണ് പുതിയ ഭാരതത്തിന്റെ ഉറപ്പുള്ള അടിത്തറ
നവഭാരതമെന്നത് ഒരു സർക്കാർ സങ്കല്പമല്ല ഏതെങ്കിലും ജനാധിപത്യ പാർട്ടിയുടെ പ്രകടനപത്രികയല്ല
ഏതെങ്കിലും പദ്ധതിയുമല്ല
നവഭാരതം നൂറ്റിയിരുപത്തിയഞ്ചുകോടി നാട്ടുകാരുടെ ആഹ്വാനമാണ്
നൂറ്റിയിരുപത്തിയഞ്ചുകോടി നാട്ടുകാർ ഒത്തുചേർന്ന് എങ്ങനെയുള്ള ഭവ്യഭാരതമാണ് കെട്ടിപ്പടുക്കാനാഗ്രഹിക്കുന്നത് എന്ന സങ്കല്പമാണിത്
നൂറ്റിയിരുപത്തിയഞ്ചുകോടി ജനങ്ങളുടെയുള്ളിൽ ഒരു ആശയുണ്ട് ഒരു ഉത്സാഹമുണ്ട് ഒരു സങ്കല്പമുണ്ട് ഒരു അഭിലാഷമുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ സ്വകാര്യജീവിതത്തിൽ നിന്നു മാറി സാമൂഹ്യ വീക്ഷണത്തോടെ സമൂഹത്തിന്റെ ഗതിവിഗതികളെ നോക്കിയാൽ നമ്മുടെ ചുറ്റും നടക്കുന്നതെന്തെന്നു കണ്ടാൽ അതറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ലക്ഷക്കണക്കിനാളുകൾ നിസ്വാർഥരായി തങ്ങളുടെ സ്വകാര്യ ഉത്തരവാദിത്വങ്ങൾക്കപ്പുറം സമൂഹത്തിനുവേണ്ടി ചൂഷിതരും പീഡിതരും നിഷേധിക്കപ്പെട്ടവരുമായവർക്കുവേണ്ടി ദരിദ്രർക്കു വേണ്ടി വേദനിക്കുന്നവർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമുക്കു കാണാം
അവർ നിശ്ശബ്ദ സേവകരെപ്പോലെ തപസ്സനുഷ്ഠിക്കുന്നതുപോലെ സാധനപോലെ അതു ചെയ്തുകൊണ്ടിരിക്കുന്നു
നിത്യേന ആസ്പത്രികളിൽ പോയി രോഗികളെ സഹായിക്കുന്ന പലരുമുണ്ട്
അറിഞ്ഞാലുടൻ രക്തദാനത്തിനായി ഓടിച്ചെല്ലുന്ന അനേകരുണ്ട്
ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം നല്കുന്നതിനെക്കുറിച്ചാലോചിക്കുന്ന പലരുമുണ്ട്
നമ്മുടെ രാജ്യം ബഹുരത്ന വസുന്ധരയാണ് എന്നു പറയാം
ജനസേവനമാണ് ഈശ്വരസേവ എന്ന സങ്കല്പം നമ്മുടെ സിരകളിലുണ്ട്
അതിനുനേരെ നാം സാമൂഹ്യബോധത്തോടെ നോക്കിയാൽ സംഘടിച്ച് നോക്കിയാൽ എത്ര വലിയ ശക്തിയായിരിക്കും രൂപപ്പെടുന്നത്
നവഭാരതത്തിന്റെ കാര്യം പറയുമ്പോൾ അതെക്കുറിച്ചാലോചിക്കണം വിശകലനം ചെയ്യണം
വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കണം
നൂറ്റി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ നിശ്ചയദാർഢ്യത്തോടെ വഴി നിശ്ചയിച്ചാൽ ഒന്നിനുപിറകെ ഒന്നായി ചുവടുകൾ വച്ചാൽ നവഭാരതമെന്ന നൂറ്റിയിരുപത്തിയഞ്ചുകോടി ജനങ്ങളുടെ സ്വപ്നം നമ്മുടെ കൺമുന്നിൽ സത്യമാകും
ഇതെല്ലാം ബജറ്റിലൂടെ സർക്കാർ വക പദ്ധതികളിലൂടെ സർക്കാർ ധനം കൊണ്ട് സാധിക്കണമെന്നില്ല
ഗതാഗത നിയമങ്ങൾ പാലിക്കുമെന്ന് നാം തീരുമാനിച്ചാൽ എന്റെ കടമകളെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ നിർവ്വഹിക്കുമെന്ന് എല്ലാ പൌരന്മാരും നിശ്ചയിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം പെട്രോളോ ഡീസലോ ഉപയോഗിക്കില്ലെന്ന് എല്ലാ പൌരന്മാരും ഉറപ്പിച്ചാൽ
ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്
നൂറ്റിഇരുപത്തിയഞ്ചുകോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഈ നവഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് നിങ്ങൾക്കു നേരിട്ടു കാണാം
എല്ലാ പൌരന്മാരും തങ്ങളുടെ പൌരധർമ്മം പാലിക്കുക കർത്തവ്യങ്ങൾ പാലിക്കുക എന്നാണ് ഈ പറയുന്നതിന്റെ അർഥം
ഇതാണ് നവഭാരത്തിലേക്കുള്ള ഒരു നല്ല തുടക്കമാകുന്നത്
2022 ൽ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാക്കുകയാണ്
ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെയും ചമ്പാരനിലെ സത്യഗ്രഹത്തെയും ഓർക്കുന്നുവെങ്കിൽ നമുക്കും എന്തുകൊണ്ട് സ്വരാജിൽ നിന്ന് സുരാജിലേക്കുള്ള ഈ യാത്രയിൽ സ്വന്തം ജീവിതത്തിന് അച്ചടക്കമുണ്ടാക്കി നിശ്ചയദാർഢ്യമുണ്ടാക്കി സ്വയം അണിചേർന്നുകൂടാ
ഞാൻ നിങ്ങളെ ക്ഷണിക്കയാണ്
വരൂ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ നിങ്ങളോടുള്ള കൃതജ്ഞതയും വ്യക്തമാക്കാനാഗ്രഹിക്കുന്നു
കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് എന്ന ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കുചേരുകയാണ്
രൂപ കൈയിലില്ലാതെ എങ്ങനെ പണം കൈമാറാം എന്ന കാര്യത്തിൽ ജിജ്ഞാസയുമേറുന്നുണ്ട്
ദരിദ്രരിൽ ദരിദ്രരായവർ പോലും അതു പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാവധാനം ജനങ്ങൾ കറൻസി കൈയിലില്ലാതെ ഇടപാടുകൾ നടത്തുന്നതിലേക്കു നീങ്ങുകയാണ്
നോട്ടു റദ്ദാക്കൽ പരിപാടിക്കുശേഷം ഡിജിറ്റൽ പേയ്മെന്റിന്റെ പല പല രീതികൾ ഉണ്ടായിരിക്കുന്നു
ഭീം ആപ് തുടങ്ങിയിട്ട് രണ്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ
എന്നാൽ ഇതിനകം ഉദ്ദേശം ഒന്നരക്കോടി ജനങ്ങൾ ഇത് ഡൌൺ ലോഡു ചെയ്തിരിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കള്ളപ്പണം അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടം നമുക്കു മുന്നോട്ടു കൊണ്ടുപോകേണ്ടതുണ്ട്
നൂറ്റിയിരുപത്തിയഞ്ചു കോടി ജനങ്ങൾക്ക് ഈ വർഷത്തിൽ രണ്ടായിരത്തഞ്ഞൂറു കോടി ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ തീരുമാനമെടുക്കാനാകുമോ ബജറ്റിലത് പ്രഖ്യാപിച്ചിരിക്കയാണ്
നൂറ്റിയിരുപത്തിഞ്ചുകോടി ജനങ്ങൾ അവരാഗ്രഹിച്ചാൽ ഒരു വർഷം ഇതിനായി കാത്തിരിക്കേണ്ടതില്ല
ആറുമാസം കൊണ്ട് ചെയ്യാവുന്നതേയുള്ളൂ
രണ്ടായിരത്തഞ്ഞൂറു കോടി ഇടപാടുകൾ സ്കൂളിൽ ഫീസടയ്ക്കുമ്പോൾ നോട്ടു കൊടുക്കാതെ ഡിജിറ്റലായി അടയ്ക്കുക ട്രയിനിൽ യാത്ര പോകുമ്പോൾ വിമാനത്തിൽ യാത്ര പോകുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയാൽ മരുന്നുവാങ്ങുമ്പോഴും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയാൽ അതു സാധിക്കും
വിലക്കുറവിൽ അരിയും ഗോതമ്പുമൊക്കെ വില്ക്കുന്ന കടയിലും ഡിജിറ്റൽ പെയ്മെന്റിനുള്ള ഏർപ്പാടുണ്ടാക്കാം
ദൈനംദിന ജീവിതത്തിലും നമുക്ക് ഇതാകാം
ഇതിലൂടെ നിങ്ങൾ സങ്കല്പിക്കാനാകാത്തവിധം വലിയ സേവനമാണ് രാജ്യത്തിനു ചെയ്യുന്നത്
കള്ളപ്പണം അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ വീരസൈനികരാകും നിങ്ങൾ
ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനും ജനങ്ങളിൽ അവബോധമുണർത്താനും പല ഡിജിധൻ മേളകളും നടന്നു
രാജ്യമെങ്ങുമായി 100 പരിപാടികൾ നടത്താനാണു പദ്ധതി
8085 പരിപാടികൾ നടന്നു കഴിഞ്ഞു
അതിൽ സമ്മാനപദ്ധതികളുമുണ്ടായിരുന്നു
ഉദ്ദേശം പന്ത്രണ്ടരലക്ഷം ആളുകൾ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനങ്ങൾ നേടി
എഴുപതിനായിരം പേർ വ്യാപാരികൾക്കുള്ള സമ്മാനങ്ങൾ നേടി
എല്ലാവരും ഈ രീതിയുമായി മുന്നോട്ടു പോകാൻ നിശ്ചയിച്ചിരിക്കയുമാണ്
ഏപ്രിൽ 14 ഡോ
ബാബാസാഹബ് അംബേദ്കറുടെ ജന്മജയന്തിയാണ്
വളരെ നേരത്തേ തന്നെ നിശ്ചയിച്ചതുപോലെ ഏപ്രിൽ 14 ന് ഡോ
ബാബാസാഹബിന്റെ ജന്മജയന്തിയുടെ അവസരത്തിൽ ഈ ഡിജിധൻമേള അവസാനിക്കാൻ പോകയാണ്
നൂറു ദിവസം പൂർത്തിയാക്കുമ്പോൾ ഒരു വലിയ പരിപാടി നടത്തുന്നുണ്ട്
മെഗാ നറുക്കെടുപ്പിനുള്ള ഏർപ്പാടുമുണ്ട്
ബാബാ സാഹബ് അംബേദ്കറുടെ ജന്മജയന്തിദിനത്തിലേക്ക് ഇനി അവശേഷിക്കുന്ന നാളുകളിൽ നമുക്ക് ഭീം ആപ് പ്രചരിപ്പിക്കാം
പണം കൊടുക്കൽ നോട്ടുപയോഗിച്ചുള്ള കൊടുക്കൽ വാങ്ങൽ കുറയ്ക്കാൻ നമ്മുടേതായ പങ്കു വഹിക്കൂ
പ്രിയപ്പെട്ട ദേശവാസികളേ എല്ലാ പ്രാവശ്യവും മൻ കീ ബാത്തിന് ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായുമ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
എങ്കിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ എല്ലാ പ്രാവശ്യവും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്
ഡെറാഡൂണിൽ നിന്ന് ഗായത്രി എന്നു പേരുള്ള പതിനൊന്നാം ക്ലാസിൽ പഠിക്കുന്ന മകൾ ഫോൺ ചെയ്ത് ഈ സന്ദേശമെത്തിച്ചു
ആദരണീയനായ പ്രധാനമന്ത്രിജീ പ്രണാമം
ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിൽ ആദ്യമായി അങ്ങയ്ക്ക് അനേകം ആശംസകൾ
എനിക്ക് അങ്ങയോട് എന്റെ മൻകീ ബാത് പറയണമെന്നുണ്ട്
ശുചിത്വം എത്രത്തോളം ആവശ്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്കു പറയാനുള്ളത്
ഞാൻ ദിവസേന ഒരു നദി കടന്നാണ് പോകുന്നത്
അതിൽ ആളുകൾ വളരെയേറെ ചപ്പുചവറുകൾ ഇടുന്നു നദിയെ മലിനമാക്കുന്നു
ആ നദി രിസ്പനാ പാലത്തിനടിയിലൂടെ എന്റെ വീടോളം എത്തുന്നതാണ്
ഈ നദിക്കുവേണ്ടി ഞങ്ങൾ ചേരികളിൽ പോയി റാലി നടത്തുകയുണ്ടായി
ആളുകളോടു പറയുകയുമുണ്ടായി
എങ്കിലും പ്രയോജനമൊന്നുമുണ്ടായില്ല
അങ്ങയുടെ ഒരു ടീമിനെ അയച്ച് അല്ലെങ്കിൽ പത്രദ്വാരാ ഈ കാര്യം ആളുകളിലെത്തിക്കണമെന്ന് അങ്ങയോട് അഭ്യർഥിക്കുന്നു
സഹോദരീ സഹോദരന്മാരേ നോക്കൂ പതിനൊന്നാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നദി മലിനമാകുന്നതിൽ എത്ര വേദനയാണെന്ന്
ആ നദിയിൽ ചപ്പുചവറുകൾ കണ്ട് കുട്ടിയ്ക്ക് എത്ര ദേഷ്യം വരുന്നു
ഇതൊരു നല്ല ലക്ഷണമായി ഞാൻ കാണുന്നു
ഞാനാഗ്രഹിക്കുന്നത് നൂറ്റിയിരുപത്തിയഞ്ചുകോടി ആളുകൾക്കും മാലിന്യം കണ്ടാൽ രോഷമുണ്ടാകണമെന്നാണ്
ഒരിക്കൽ ദേഷ്യം വന്നാൽ അനിഷ്ടം തോന്നിയാൽ അതിനോടു രോഷമുണ്ടാകും നാമും മാലിന്യത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും
ഗായത്രി അവളുടെ രോഷം പ്രകടമാക്കുകയും ചെയ്യുന്നു എനിക്ക് അഭിപ്രായമെത്തിച്ചുതരുകയും ചെയ്യുന്നു
അതോടൊപ്പം കുട്ടി വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെന്നു സൂചിപ്പിക്കുകയും ചെയ്യുന്നു
ശുചിത്വ മുന്നേറ്റം ആരംഭിച്ചതു മുതൽ രാജ്യത്ത് പുതിയ ഉണർവ്വുണ്ടായിട്ടുണ്ട്
അതൊരു ജനമുന്നേറ്റമായി മാറിയിട്ടുണ്ട്
മാലിന്യത്തോട് വെറുപ്പും വർധിച്ചുവരുന്നു
ഉണർവ്വുണ്ടാകട്ടെ സജീവമായ പങ്കാളിത്തമുണ്ടാകട്ടെ ജനമുന്നേറ്റമാകട്ടെ അതിന് അതിന്റെതായ പ്രാധാന്യമുണ്ട്
എന്നാൽ ശുചിത്വമെന്നത് ജനമുന്നേറ്റമെന്നതിനേക്കാൾ ശീലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഈ ജനമുന്നേറ്റം ശീലം മാറ്റാനുള്ളതാണ്
ഇത് ശുചിത്വമെന്ന ശീലമുണ്ടാക്കാനുള്ളതാണ്
ഇത് എല്ലാവരും ചേർന്ന് സാധിക്കേണ്ടതാണ്
ബുദ്ധിമുട്ടുള്ള കാര്യമാണ്
എങ്കിലും ചെയ്യണം
രാജ്യത്തെ പുതിയ തലമുറയിൽ കുട്ടികളിൽ വിദ്യാർഥികളിൽ യുവാക്കളിൽ ഉണ്ടായിട്ടുള്ള ഉണർവ് ഒരു നല്ല പരിണതിയുടെ സൂചനയാണു തരുന്നത്
ഇന്നത്തെ എന്റെ ഈ മൻകീ ബാത്തിൽ ഗായത്രി പറഞ്ഞ കാര്യം കേൾക്കുന്നവരോടെല്ലാം എനിക്കു പറയാനുള്ളത് ഗായത്രിയുടെ സന്ദേശം നമുക്കെല്ലാവർക്കുമുള്ള സന്ദേശമാകണമെന്നാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ മൻ കീ ബാത് ആരംഭിച്ചതുമുതൽ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പല അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട് അത് ആഹാരം പാഴാക്കുന്നുതു സംബന്ധിച്ചാണ്
നാം കുടുംബത്തിലും ഒരുമിച്ച് കൂട്ടമായി ആഹാരം കഴിക്കുന്ന വേളകളിലും ആവശ്യത്തിലധികം ആഹാരം പ്ലേറ്റിലെടുക്കുന്നു എന്നു നമുക്കറിയാം
കാണുന്ന സാധനങ്ങളെല്ലാം പ്ലേറ്റിൽ നിറയ്ക്കുന്നു മുഴുവൻ കഴിക്കാൻ സാധിക്കുന്നുമില്ല
പ്ലേറ്റിൽ നിറയ്ക്കുന്നതിൽ പകുതിയേ വയറ്റിൽ നിറയ്ക്കുന്നുള്ളൂ ബാക്കി അവിടെ ഉപേക്ഷിച്ചു പോകുന്നു
നിങ്ങളുപേക്ഷിക്കുന്ന ഈ മിച്ചാഹാരം എത്ര അമൂല്യമാണെന്നു നിങ്ങളോർക്കുന്നുണ്ടോ
ഇങ്ങനെ മിച്ചം ഉപേക്ഷിക്കാതിരുന്നാൽ അത് എത്ര ദരിദ്രരുടെ വയറുനിറയ്ക്കാനുള്ളതുണ്ടാകുമെന്നു ചിന്തിച്ചിട്ടുണ്ടോ ഇത് ആരെങ്കിലും പറഞ്ഞു തരേണ്ട വിഷയമല്ല
നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് അമ്മമാർ വിളമ്പുമ്പോൾ പറയാറുണ്ട് മോനേ അല്ലെങ്കിൽ മോളേ വേണ്ടിടത്തോളമേ എടുക്കാവൂ
എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടായാലും ഇക്കാര്യത്തിൽ കാട്ടുന്ന ഉദാസീനത സമൂഹദ്രോഹമാണ്
ദരിദ്രരോടുള്ള അനീതിയാണ്
രണ്ടാമത് ഇതിലൂടെ അല്പം ലാഭിക്കാനായാൽ അത് കുടുംബത്തിനും സാമ്പത്തികമായി ലാഭമാണ്
സമൂഹത്തിനുവേണ്ടി ചിന്തിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഇത് കുടുംബത്തിനും ലാഭമുണ്ടാക്കുന്നതാണ്
ഇക്കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കയല്ല എങ്കിലും ഉണർവ്വ് കൂടുതലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു
എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മഹത്തായ കാര്യം ചെയ്യുന്ന യുവാക്കളെ അറിയാം
അവർ ഇതിനായി മൊബൈൽ ആപ് ഉണ്ടാക്കിയിരിക്കുന്നു
എവിടെയെങ്കിലും ഇങ്ങനെ മിച്ചാഹാരമുണ്ടെന്നറിഞ്ഞാൽ ആളുകൾ വിളിക്കുകയും ആ ആഹാരം സംഭരിച്ച് അത് നല്ലരീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു
ഈ അധ്വാനം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ തന്നെയാണ്
ഹിന്ദുസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലുള്ള ആളുകളെ കാണാം
അവരുടെ ജീവിതവും ആഹാരം മിച്ചമുപേക്ഷിക്കാതിരിക്കാൻ നമുക്ക് പ്രേരണയേകുന്നതാകാം
കഴിക്കാവുന്നത്രയേ വിളമ്പാവൂ
നോക്കൂ മാറ്റത്തിന്റെ മാർഗ്ഗമിതാണ്
ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവർ എപ്പോഴും പറയും വയറും കുറച്ച് കാലി വയ്ക്കൂ പ്ലേറ്റും കുറച്ച് കാലി വയ്ക്കൂ
ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഏപ്രിൽ 7 ഓർക്കണം
ലോകാരോഗ്യദിനമാണ്
ഐക്യരാഷ്ട്രസഭ 2030 ആകുമ്പോഴേക്കും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അതായത് എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്
ഇപ്രാവശ്യം ഐക്യരാഷ്ട്രസഭ ഏപ്രിൽ 7 ലെ ലോകാരോഗ്യദിനത്തിൽ ഡിപ്രഷൻ എന്ന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്
നമുക്കും ഡിപ്രഷനെന്ന വാക്കു പരിചയമുണ്ട് എന്നാൽ വാക്കിന്റെ അർഥമെടുത്താൽ ചിലർ ഇതിനെ വിഷാദരോഗമെന്നു പറയുന്നു
ഒരു അനുമാനപ്രകാരം ലോകത്തിൽ 35 കോടിയിലധികം ആളുകൾ വിഷാദരോഗത്തിനടിമകളാണ്
നമ്മുടെ അയൽപക്കങ്ങളിലും ഇങ്ങനെയുള്ളവരുണ്ടെന്നു നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിലെ ബുദ്ധിമുട്ട്
പലരും ഇതെക്കുറിച്ചു തുറന്നു സംസാരിക്കാൻ മടിക്കുന്നു
സ്വയം വിഷാദരോഗം അനുഭവിക്കുന്നവരും ഒന്നും പറയുന്നില്ല കാരണം അവർക്കല്പം സങ്കോചം തോന്നുന്നു
എനിക്കു ജനങ്ങളോടു പറയാനുള്ളത് വിഷാദരോഗം മോചനമില്ലാത്ത ഒന്നല്ല എന്നാണ്
മനഃശാസ്ത്രപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയാൽ മോചനത്തിനു തുടക്കമാകുന്നു
ഒന്നാമത്തെ മന്ത്രം വിഷാദരോഗം അടക്കിവയ്ക്കുന്നതിനേക്കാൾ അത് തുറന്ന് പറയുക എന്നതാണ്
നിങ്ങളുടെ മനോനിലയെന്തെന്ന് സുഹൃത്തുക്കളോട് രക്ഷിതാക്കളോട് സഹോദരന്മാരോട് അധ്യാപകരോട് തുറന്നു പറയൂ
ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടൽ വിശേഷിച്ചും ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അധികമാകും
നാം കൂട്ടുകുടുംബത്തിൽ ജീവിച്ചു വളർന്നവരാണെന്നത് നമ്മുടെ നാട്ടിന്റെ സുകൃതം
വലിയ കുടുംബം പരസ്പരം ഇടപഴകലുണ്ട് അതുകാരണം വിഷാദരോഗത്തിനുള്ള സാധ്യത കുറയുന്നു
എങ്കിലും രക്ഷിതാക്കളോടു പറയാനാഗ്രഹിക്കുന്നത് നിങ്ങളുടെ മകനോ മകളോ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ മുമ്പ് ആഹാരം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുമായിരുന്നു ഈയിടെയായി ഒരാൾ വേണ്ട ഇപ്പോൾ വേണ്ട പിന്നെ കഴിക്കാം എന്നു പറയുകയും കഴിക്കാൻ എത്താതിരിക്കുകയും ചെയ്യുന്നുവോ എന്നു ശ്രദ്ധിക്കുക
അതല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചു പുറത്തുപോകുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല ഒറ്റയ്ക്കിരിക്കണം എന്നു പറയുന്നോ എന്നു ശ്രദ്ധിക്കുക
എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വിഷാദരോഗത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണെന്നു കണക്കാക്കിക്കോളൂ
അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാനാഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മൂലയിലേക്കു മാറുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻവിശേഷാൽ ശ്രദ്ധ വയ്ക്കൂ
അയാളോട് തുറന്നു സംസാരിക്കുവാനാകുന്നവർക്ക് അയാൾക്കൊപ്പമിരിക്കാൻ അവസരമുണ്ടാക്കൂ
ചിരിച്ചുകളിച്ച് സംസാരിച്ച് അയാളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കൂ ഉള്ളിൽ എന്താണ് വിഷമമായി കിടക്കുന്നതെന്നാൽ അതിനെ പുറത്തു കൊണ്ടുവരൂ
ഇതു നല്ല ഉപായമാണ്
വിഷാദരോഗം ശാരീരികവും മാനസികവുമായ രോഗത്തിന് കാരണമാകുന്നു
പ്രമേഹം എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾക്ക് യജമാനനാകുന്നതുപോലെ വിഷാദരോഗവും നമ്മുടെ പിടിച്ചു നില്ക്കാനുള്ള പോരാടാനുള്ള ധൈര്യമവലംബിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള എല്ലാ കഴിവുകളെയും ഇല്ലാതെയാക്കുന്നു
നിങ്ങളുടെ സുഹൃത്തുക്കൾ കുടുംബം ചുറ്റുപാടുകൾ പരിതഃസ്ഥിതി എല്ലാം ചേർന്നേ നിങ്ങളെ വിഷാദരോഗത്തിൽ പെടാതെ കാക്കാനാകൂ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാകൂ
മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട്
സ്വന്തക്കാരുടെ മുന്നിൽ മനസ്സു തുറക്കാനാകുന്നില്ലെങ്കിൽ അടുത്തെങ്ങാനുമുള്ള സേവനമനോഭാവമുള്ള ആരുടെയെങ്കിലും സഹായം തേടൂ
മനസ്സർപ്പിച്ച് സഹായിക്കൂ സ്വന്തം സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കൂ
മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ സേവനമനോഭാവത്തോടെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെയുള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം രൂപപ്പെടും
മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് ആരെയെങ്കിലും സഹായിക്കുന്നതുകൊണ്ട് നിസ്വാർഥഭാവത്തോടെ സേവനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഭാരവും നിഷ്പ്രയാസം കുറയ്ക്കാനാകും
യോഗയും മനസ്സിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ നല്ല മാർഗ്ഗമാണ്
ടെൻഷനിൽ നിന്നു മോചനം മാനസിക സമ്മർദ്ദത്തിൽ നിന്നു മോചനം പ്രസന്നചിത്തതയിലേക്കുള്ള പ്രയാണം തുടങ്ങി പലതിനും യോഗ വളരെയേറെ സഹായിക്കുന്നു
21 ജൂൺ അന്താരാഷ്ട്ര യോഗ ദിനമാണ്
ഇത് മൂന്നാം വർഷമാണ്
നിങ്ങളും ഇപ്പോഴേ തയ്യാറെടുപ്പു തുടങ്ങൂ ലക്ഷങ്ങളെ അണിനിരത്തി സമൂഹികമായ രീതിയിൽ യോഗോത്സവം ആഘോഷിക്കണം
നിങ്ങളുടെ മനസ്സിൽ മൂന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ആപ് വഴി അഭിപ്രായം അറിയിക്കൂ
അതു വഴികാട്ടിയാകട്ടെ
യോഗയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ കവിതകൾ തയ്യാറാക്കാം
അതു വേണ്ടതാണ് കാരണം
അതിലൂടെ ആളുകൾക്ക് സ്വാഭാവികതയോടെ കാര്യം മനസ്സിലാക്കാനാകുന്നു
ഇന്ന് അമ്മമാരോടും സഹോദരിമാരോടും സംസാരിക്കാനാഗ്രഹിക്കുന്നു
കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ആരോഗ്യകാര്യങ്ങളും വിഷയമായി
കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ തീരുമാനമെടുക്കുകയുണ്ടായി
നമ്മുടെ നാട്ടിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ദിനംതോറും ഏറിവരുകയാണ്
അവരുടെ പങ്ക് വർധിച്ചുവരുന്നുവെന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്
അതോടൊപ്പം സ്ത്രീകൾക്ക് വിശേഷാൽ ഉത്തരവാദിത്വങ്ങളുമുണ്ട്
കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കണം വീട്ടിലെ സാമ്പത്തിക ഉത്തരവാദിത്വങ്ങളിലും പങ്ക് ചേരേണ്ടി വരുന്നു ഇതെല്ലാം കാരണം നവജാത ശിശുക്കളോട് അനീതി പ്രവർത്തിക്കേണ്ടിവരുന്നു
അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ തീരുമാനമെടുത്തു
തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗർഭകാലത്തും പ്രസവസമയത്തും പ്രസവാവധി നേരത്തെ 12 ആഴ്ച ലഭിക്കുമായിരുന്നത് ഇനി 26 ആഴ്ചയായിരിക്കും
ലോകത്ത് രണ്ടോ മൂന്നോ രാജ്യങ്ങളേയുള്ളൂ നമ്മെക്കാൾ ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്
നമ്മുടെ ഈ സഹോദരിമാർക്കായി ഇന്ത്യ ഇങ്ങനെയൊരു വലിയ തീരുമാനമെടുത്തിരിക്കയാണ്
ഇതിന്റെ അടിസ്ഥാന ഉദ്ദേശ്യം നവജാതശിശുവിനെ പരിപാലിക്കുക അമ്മയിൽ നിന്ന് കുഞ്ഞിന് ആവോളം സ്നേഹം ലഭിക്കുക അതിലൂടെ ആ കുഞ്ഞ് വളർന്ന് നാടിന് സമ്പത്താകുക എന്നതാണ്
അമ്മമാരുടെ ആരോഗ്യവും നന്നായിരിക്കും എന്നതുകൊണ്ട് ഇതൊരു മഹത്തായ തീരുമാനമാണ്
ഇതുവഴി ഔപചാരിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഏകദേശം 18 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും
പ്രിയപ്പെട്ട ദേശവാസികളേ ഏപ്രിൽ 5 ന് രാമനവമിയുടെ പുണ്യദിനമാണ്
ഏപ്രിൽ 9 ന് മഹാവീർ ജയന്തിയാണ് ഏപ്രിൽ 14 ബാബാ സാഹബ് അംബേദ്കറുടെ ജന്മജയന്തിയാണ്
ഈ മഹാപുരുഷന്മാരുടെ ജീവിതങ്ങൾ നമുക്കു പ്രേരണയേകട്ടെ നവഭാരതത്തിനായി ശപഥം ചെയ്യാനുള്ള ശക്തിയേകട്ടെ
രണ്ടു ദിവസത്തിനുശേഷം ചൈത്ര ശുക്ലപ്രതിപദ വർഷ പ്രതിപദ പുതുസംവത്സരം വരുകയാണ്
ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കേവർക്കും അനേകം മംഗളാശംസകൾ
വസന്തഋതുവിനു ശേഷം കൃഷി വിളയുന്നതിന്റെ തുടക്കമാണ്
കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കാൻ തുടങ്ങുന്ന സമയവുമാണിത്
നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ നവവർഷം പല പല രീതികളിൽ ആഘോഷിക്കപ്പെടുന്നു
മഹാരാഷ്ട്രയിൽ ഗുഡി പഡ്വ ആന്ധ്രയിലും കർണ്ണാടകയിലും നവവത്സരമെന്ന നിലയിൽ ഉഗാദി സിന്ധികൾക്ക് ചേടീചാന്ദ് കശ്മീരിൽ നവരേഹ് അവധ് മേഖലയിൽ സംവത്സരപൂജാ ബിഹാറിലെ മിഥിലയിൽ ജുഡ്ശീതൾ മഗധയിൽ സതുവാനീ എന്നെല്ലാം പേരുകളിൽ ആഘോഷിക്കുന്നത് പുതുവർഷമാണ്
ഭാരതം ഇത്രയ്ക്ക് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ്
നിങ്ങൾക്കും ഈ നവവർഷത്തിൽ എന്റെ അനേകം ശുഭാശംസകൾ
വളരെ വളരെ നന്ദി